social media എല്ലാ ദിവസവും വരിക്കാരെ നേടുന്നു. യുവാക്കള്‍ ഒന്നോ അതിലധികമോ social media platform കള്‍ സജീവമായി ഉപയോഗിക്കുന്നു.

യുവാക്കളില്‍ social media യുടെ ധാരാളം ഗുണപരമായ സ്വാധീനങ്ങള്‍ ഉണ്ടെങ്കിലും, വിവിധ social media platform കളുടെ ഉപയോഗത്തിന്റെ പ്രതികൂല പ്രത്യാഘാതങ്ങളും ഉണ്ട്. യുവാക്കള്‍ക്ക് അവരുടെ ആശയങ്ങള്‍ ആശയവിനിമയം നടത്താനുള്ള social media platform കളിലൂടെ ecommerce marketing channel കള്‍ സ്ഥാപിക്കാനും social media ഉപയോഗിക്കാനാകും. എന്നിരുന്നാലും സ്പഷ്ട്ടവും

അവ യുവാക്കളെ എങ്ങനെ ബാധിക്കുന്നുവെന്നും സമ്മിശ്ര വികാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോള്‍ social media യുവാക്കളെ എങ്ങിനെ ബാധിക്കുന്നു? ഈ ചോദ്യത്തിന് ഉത്തരം നല്‍കാന്‍ social media യുവാക്കളില്‍ ചെലുത്തുന്ന ഗുണപരവും പ്രതികൂലവുമായ പ്രത്യാഘാതങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യത്തേതിനൊപ്പം പോയാല്‍ social media ലോകത്തെ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റി. യുവാക്കള്‍ക്ക് ഭൂമിയുടെ മറ്റു ഭാഗങ്ങളില്‍ നിന്നുള്ള ആളുകളുമായി ഒരു button ല്‍ മാത്രം സംവദിക്കാൻ കഴിയും. class ലെ വിഷയം ഉള്‍കൊള്ളുന്ന ചര്‍ച്ച group കള്‍ വികസിപ്പിക്കുന്നതിന് social media സഹായിച്ചു. അതിനാല്‍ school ലെ വിദ്യാര്‍ത്ഥികളുടെ പ്രകടനം വര്‍ദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല വേദിയാണത്. വിദ്യാര്‍ത്ഥികള്‍

അവിടെയുള്ള നിരവധി അവസരങ്ങള്‍ തുറന്നു കാട്ടാനും കഴിയും. രണ്ടാമതായി social media അവര്‍ക്ക് പുതിയ ചങ്ങാതിമാരെ ഉണ്ടാക്കാനുള്ള അവസരവും നല്‍കുന്നു. ഒപ്പം അവരുടെ പഴയ സുഹൃത്തുക്കളെ നിലനിര്‍ത്താനും അവരെ സഹായിക്കുന്നു. social media ഉപയോഗിച്ച് അവരുടെ പേരുകള്‍ type ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കില്‍ അവര്‍ പഠിച്ച school സൂചിപ്പിക്കുന്നതിലൂടെയോ അവര്‍ക്ക് അവരുടെ മുന്‍ സുഹൃത്തുക്കളെ കണ്ടെത്താന്‍ കഴിയും. തുടര്‍ന്ന് network എല്ലാ ജോലികളും ചെയ്യുകയും അവര്‍ school ല്‍ പോയ എല്ലാ സുഹൃത്തുക്കളെയും കണ്ടുപിടിക്കാനും അവരുമായി ബന്ധബന്ധിപ്പിക്കാനും സാധിക്കും. കൂടാതെ കൂടുതല്‍ യുവാക്കള്‍, രാഷ്ട്രീയത്തില്‍ സജ്ജീവമായ പങ്കുവഹിക്കുന്നതിലേക്ക് social media നയിച്ചു. social media platform കള്‍ രാഷ്ട്രീയ നേതാക്കളിലേക്ക് നേരിട്ടുള്ള പ്രവേശനം സുഗമമാക്കുന്നു. ഇത് കൂടുതല്‍ നേതാക്കള്‍, അവരുടെ അനുയായികളെ ബോധവൽക്കരിക്കാൻ ഉപയോഗിക്കുന്നതിലേക്ക് നയിച്ചു.

social network കള്‍ corporate ലോകത്തിന് അവരുടെ ചരക്കുകളുടെയും, സേവനങ്ങളുടേയും പരസ്യം നല്‍കുന്നതിനുള്ള അതിര്‍ത്തികളായി മാറിയിരിക്കുന്നു. ഒന്നുകില്‍ അവര്‍ക്ക് അത് നേരിട്ട് ചെയ്യാം അല്ലെങ്കില്‍ celebrity കള്‍ക്ക് അവരുടെ ഉത്പന്നങ്ങള്‍ പരസ്യപ്പെടുത്തുന്നതിന് പണം നല്‍കാം. അതിനാല്‍ social media യുവാക്കള്‍ക്ക് നിരവധി അവസരങ്ങള്‍ വാഗ്ദാനം ചെയ്യുന്നു. ജനപ്രിയ യുവാക്കളെ corporation കള്‍ക്ക് online ല്‍ brand ambassador മാരായി നിയമിക്കാം. കൂടാതെ podcast കള്‍ പ്രവര്‍ത്തിക്കുന്നതിലൂടെയോ മറ്റു വഴികളിലൂടെയോ അവര്‍ക്ക് ഗണ്യമായ തുക സമ്പാദിക്കാം. അവര്‍ക്ക് തങ്ങളുടെ കഴിവുകള്‍ പ്രകടിപ്പിക്കാന്‍ ഉപയോഗിക്കാവുന്ന ഒരു വഴി കൂടിയാണ് social media. യുവാക്കള്‍ക്കും social media വഴി business നടത്താം. അവര്‍ വാഗ്ദാനം ചെയ്യുന്ന സാ സേവനങ്ങളും സുഹൃത്തുക്കള്‍ക്കും group കള്‍ക്കും പങ്കിടാം. കൂടുതല്‍ coverage നായി, കൂടുതല്‍ ആളുകളിലേക്ക്‌ അവരുടെ post കള്‍ share ചെയ്തേക്കാം. ആളുകള്‍ക്ക് അവരുടെ സത്യസന്ധമായ അഭിപ്രായങ്ങള്‍ പ്രകടിപ്പിക്കാനുള്ള ഒരു വഴി കൂടിയാണത്. സ്വാഭാവികമായും ലജ്ജയുള്ള ആളുകള്‍ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ ഭയക്കാതെ പൊതു വേദികളില്‍ അവര്‍ ആഗ്രഹിക്കുന്നതെന്തും പറയാം. വില കുറഞ്ഞ ആശയവിനിമയ മാര്‍ഗ്ഗം കൂടിയാണത്. ആവശ്യമുള്ളത് internet bandwidth കുറച്ച് t stock കളും. ഉപഭോക്താക്കള്‍ക്ക് ഭൂമിയിലുള്ള ആരുമായും ആശയവിനിമയം നടത്താനാകും. ഭൂമിയില്‍ എവിടെ നിന്നും ആളുകള്‍ക്ക് ജോലി ചെയ്യാനുള്ള സൗകര്യവും social media ഒരുക്കിയിട്ടുണ്ട്. ഇതിനെ virtual teaming എന്നു വിളിക്കുന്നു. ഒരേ സ്ഥാപനത്തില്‍ ജോലിക്കെടുത്തിട്ടുണ്ടെങ്കിലും, ഈ virtual work group കള്‍ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് പ്രവര്‍ത്തിക്കുന്നത്. എന്നിരുന്നാലും അവരുടെ ആശയവിനിമയം online ല്‍ നടക്കുന്നു. മറുവശത്ത് internet ഒരു അനിയന്ത്രിതമായ ലോകമാണ്. അതില്‍ പാലിക്കാന്‍ ധാര്‍മ്മികതയോ നിയമങ്ങളോ ഇല്ല. യുവാക്കള്‍

ഇത്തരത്തിലുള്ള എല്ലാ വൃത്തികെട്ട ഉള്ളടക്കങ്ങളും യുവാക്കളിലൂടെ domain ല്‍ വരുന്നു. ദീര്‍ഘനേരം ഇതില്‍ ചിലവഴിക്കുന്നത് ഗുരുതരമായ മാനസിക തകര്‍ച്ചയിലേക്ക് നയിച്ചേക്കാം. ഉദാഹരണത്തിന് അവര്‍ക്ക് ഉല്‍കണ്‌ഠ, ആക്രമണങ്ങളെ കുറിച്ചും യ യഥാര്‍ത്ഥ ലോകത്തെ കുറിച്ചുള്ളമുള്ള ഭയവും ഉണ്ടാകാന്‍ തുടങ്ങും. അവര്‍ കാണുന്നതെന്തും അവരുടെ മനസ്സില്‍ രേഖപ്പെടുത്തും. ലോകം ഒരു മോശം സ്ഥലമാണെന്ന് അവര്‍ വിശ്വസിക്കുന്നു. പക്ഷേ അത് പൂര്‍ണ്ണമായും ശരിയല്ല. ഭൂമിയുടെ തൊണ്ണൂറ് ശതമാനത്തിലേറെയും ഉപയോഗ ശൂന്യമായ നിരവധി അവസരങ്ങളുള്ള ഒരു സുരക്ഷിത താവളമാണ്. അമിതമായി social media യെ ആസക്തിയിലേക്ക് നയിക്കുന്നു. സമൂഹം ഇന്ന് നിറയെ ആളുകളുണ്ട്. എന്നാല്‍ പരസ്പരം അടുത്തിരിക്കുന്നവര്‍ തമ്മില്‍ സംസാരിക്കുന്നില്ല. മറിച്ച് അവരുടെ phone ലേക്ക് നോക്കുന്നു. യുവാക്കള്‍ അവരുടെ കുടുംബങ്ങള്‍, സുഹൃത്തുക്കള്‍, പ്രിയപ്പെട്ടവര്‍ എന്നിവരോടൊപ്പം സമയം ചെലവഴിക്കുന്നതില്‍ കൂടുതല്‍ സമയം social media ല്‍ സുഹൃത്തുക്കളോടോപ്പം ചെലവഴിക്കുന്നു.

ജോലി സ്ഥലത്ത് ആളുകള്‍ social media page കളിലൂടെ ജോലി സമയം ചെലവഴിക്കുന്ന തിരക്കിലായതിനാല്‍ ഉത്പാദനക്ഷമത കുറയുന്നു. വളരെയധികം ശ്രദ്ധ വ്യവ്യതിച്ചലിക്കുന്നതിനാല്‍

അവര്‍ പിന്‍ അവരെ പിന്‍വലിക്കുകയും സമ്മര്‍ദ്ദത്തിലാക്കുകയും ചെയ്യും. ഇത് അനിയന്ത്രിതമായ അഭിനിവേശത്തിലേക്ക് നയിക്കുന്നു. ആളുകള്‍ like കളിലും comment കളിലും വെപ്രാളപ്പെട്ടവരാണ്. അവ ദിവസവും ലഭിക്കാന്‍ അവര്‍ എന്തും ചെയ്യും. അവര്‍ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അപരിചിതരില്‍ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള അഗീകാരം ലഭിക്കുന്നതിന് അവര്‍ forum ങ്ങളില്‍ post ചെയ്യുന്നു. ചിലര്‍ അത് ഉണ്ടാക്കിയത് തങ്ങളാണെന്ന് ലോകത്തെ കാണിക്കാന്‍ വ്യാജ്ജവ്യക്തിത്വങ്ങളെ സ്വീകരിക്കുന്നു. യഥാര്‍ത്ഥ ജീവിതത്തില്‍ ഒരിക്കലും ചെയ്യാന്‍ ധൈര്യപ്പെടാത്ത കാര്യങ്ങള്‍ അവര്‍ ആളുകളെ ആകര്‍ഷിക്കാന്‍ വേണ്ടി ചെയ്യുന്നു. ഏറ്റവും പുതിയ വസ്ത്രങ്ങള്‍ വാങ്ങാനും, വില കൂടിയ ഭക്ഷണം കഴിക്കാനും പ്രദര്‍ശനത്തിനായി മാത്രം വിദേശ സ്ഥലങ്ങള്‍ സന്ദര്‍ശിക്കാനും അവര്‍ അശ്രാന്ത പരിശ്രമം നടത്തുന്നു. social media യിലേതു പോലെയുള്ള അതെ സ്നേഹം യഥാര്‍ത്ഥ ജീവിതത്തില്‍ ലഭിക്കാത്തതിനാല്‍ അവര്‍ അവരുടെ ജീവിതം പൂര്‍ണ്ണമായും social network കള്‍ക്കായി സമര്‍പ്പിക്കുന്നു. എന്നിരുന്നാലും അവരുടെ ജനപ്രീതി കുറയുമ്പോൾ എല്ലാം തകരുകയും, വിഷാദം പോലുള്ള ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളില്‍ അകപ്പെടുകയും ചെയ്യുന്നു. ഈ social platform കള്‍ അപകടകരവുമാണ്. മാത്രമല്ല കുറ്റകൃത്യങ്ങളുടെ അതിര്‍ത്തികളായിരിക്കും ഒരു പരിധി വരെ. social media യെ കുറിച്ചു പറയുമ്പോള്‍ ആദ്യം മനസ്സില്‍ വരുന്ന കുറ്റകൃത്യം cyber ഭീഷണിയാണ്. social media യിലെ മിക്ക ആളുകളും അവരുടെ വ്യക്തിത്വങ്ങളും, വ്യക്തിഗത വിവരങ്ങളും വ്യാജമാണ്. പിന്നെ യഥാര്‍ത്ഥത്തില്‍ social media ൽ തങ്ങളാവുന്നവരും ഉണ്ട്. മിക്കപ്പോഴും വ്യാജന്മാര്‍ യഥാര്‍ത്ഥമായവരെ ഭീഷണിപെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നു. അതത്ര ഗൗരവമുള്ള കാര്യമല്ലെന്നും ചെറുപ്പക്കാര്‍ വെറുതെ ആസ്വദിക്കുകയാണെന്നും പലരും വാദിച്ചേക്കാം. കാര്യത്തില്‍ ഇത് സത്യമെന്തെന്നാല്‍ ചില ആളുകളെ ബാധിക്കും. പ്രത്യേകിച്ച് അവരുടെ രൂപം, മതം അല്ലെങ്കില്‍ സാമൂഹിക നില തുടങ്ങിയ അരക്ഷിതാവസ്ഥയെ ചുറ്റിപറ്റിയുള്ള അപമാനങ്ങള്‍ കൂടാതെ location പഠിച്ച school ജോലി സ്ഥലം തുടങ്ങിയ social media വിവരങ്ങളുപയോഗിച്ച് ആരെയും കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ്.

അധികനേരം ല്‍ നോക്കിയിരുന്ന്, അപകടങ്ങള്‍ക്ക് കാരണമാകുന്നു. ഹലോ ഹലോ

ഞാന് നാട്ടിലില്ല. എന്താണ്? അല്ല ഒന്ന് കാണാനായിരുന്നു. നാട്ടിലില്ലേ? എവിടെയാ ഇപ്പോ? ഞാന് മറ്റേ വീട്ടുകാരുടെ കൂടെ ഒരു ടൂറ് പോകാൻ നിക്കുകാണ്. ടൂറോ? എങ്ങട്ട്? ഞങ്ങള് ഒരു മൂന്നു ദിവസത്തെ ടൂറാണേ. മറ്റേ മറ്റേ മൂന്നാറ്, മലക്കപ്പാറ. അങ്ങനെ പോന്നതാണ്. ആഹ് എത്ര പേരാ പോയതപ്പോ?

ഞങ്ങടെ വീട്ടുകാര്, പിന്നെ മാമന്മാര്, അമ്മായി, അവരുടെ മക്കള് തന്നെയുള്ളൂ. ഒരു പത്ത് ഇരുപത് ആള്‍ക്കാര് ഉണ്ടാവും.

അതല്ലേ ഞങ്ങൾ എന്നും ഇങ്ങനെ ആള്‍ക്കാര് തന്നെയാ പോകല്. അത് കൊണ്ടാ ഞാന്‍ പറഞ്ഞത്.

ആഹ് ഞങ്ങളിങ്ങനെ ഒരു ടെമ്പോ ട്രാവലര്‍ എടുക്കിയെ. അങ്ങനെ പോവലാണ്. അല്ലാതെ അതുകൊണ്ട് അതല്ലേ നല്ലത്? ആഹ് അതാണ്‌. എല്ലാരും ഒന്നിച്ചു പോവുമ്പോ പാട്ടൊക്കെ പാടി ഡാന്‍സ് ഒക്കെ കളിച്ചു ആഹ് അങ്ങനെ പോവാണ്. എല്ലാരും ഉണ്ടല്ലോ. മാമൻമാരുടെ മക്ക മാമൻമാരുടെ മക്കളും ഉണ്ട്. അപ്പൊ അടിച്ചുപൊളിച്ചു പോവാണ്. ആണോ? അവിടെ ഇതെവിടെയാ ഇത്? മലക്കപ്പാറയോ? ആഹ് അതായത് മലക്കപ്പാറ. മൂന്നാർ പോണ വഴി തന്നെയാണ്. മലക്കപ്പാറ എന്ത് വെച്ചാ ഈ ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റ് ഏരിയ ആണ്. ആണോ? അപ്പൊ അവിടുത്തെ കാലാവസ്ഥ ഒക്കെ എങ്ങനെ?

ഇവിടെ കാണാന് എന്താ ഒണ്ട് വെച്ചാല് പിന്നെ ഈ മൂന്നാർ ഇടുക്കി ആണല്ലോ. കൂടുതലും പ്രകൃതിയാണ്. പിന്നെ ഞങ്ങൾ ഈ സമയത്ത് പോയതുകൊണ്ട് പൊതുവേ ഇവിടെ നല്ല ഒരു തണുപ്പാണ് ഉണ്ടാവണേ. അപ്പൊ ഞങ്ങള് ഈ സമയത്ത് പോയത് കൊണ്ട് ഒരു നല്ല തണുപ്പും ഇല്ല. എന്നാ നല്ല ചൂടും ഇല്ല. അങ്ങനെയാണ് ഇവിടെ കാണാനെന്താന്നു വച്ചാല്‍ ഫുള്ള് പ്രകൃതിയായിട്ട് തന്നെ ഉള്ളൂ കാണാന്. അതുപോലെ നല്ല രസമുണ്ട്. മൃഗങ്ങള് കാണാനുണ്ട്. അങ്ങനെയൊക്കെണ്. ഓ, അതുശരി. അത് ഫോറസ്റ്റ് നമ്മള് അവിടെ അവിടേക്ക് കേറണമെങ്കില്‍ ടിക്കറ്റ് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലല്ലോ അത്. പിന്നെ മലക്കപ്പാറ വന്നാ ഒരു റൂട്ട് ആണത്. അവിടേക്ക് വലിയ ടിക്കറ്റ് ഒന്നും ഇല്ല. നമ്മള് ഇങ്ങനെ ടെമ്പോ ഡ്രൈവില്‍ ഏറി ഇങ്ങനെ പോവുകയാണെങ്കി ഇങ്ങനെ മൃഗങ്ങളെ കാണും. ഞങ്ങള് അങ്ങനെ കൊറേ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. ഞങ്ങള് ഒക്കെ ചൂടായോണ്ട് അങ്ങനെ പിന്നെ ആനേനെ കണ്ടു. ആനേനെ കൊറേ അവിടേം ഇവിടേം കണ്ടു. അതുപോലെ തന്നെ മാനൊക്കെ കണ്ടു. ഓ, അതുശരി. അപ്പൊ കാലാവസ്ഥയൊക്കെ ഇപ്പോ ഇങ്ങനെയാണല്ലോ അപ്പൊ. പിന്നെ അവിടുന്ന് വേറെ എങ്ങോട്ടാ പോയത് മലക്കപ്പാറേന്ന്. മലക്കപ്പാറേന്ന് ഞങ്ങള് ഞങ്ങള് മൂന്നാറായിട്ട് പോന്നതാണ്. അപ്പൊ ഞങ്ങള് ജസ്റ്റ് വന്നപ്പോ നമുക്കിങ്ങനെ ഡ്രൈവര്‍ പറഞ്ഞു മലക്കപ്പാറെ കൂടി ഒന്ന് കയറി പോവാം എന്ന്. കൂടുതല്‍ സമയം ഒണ്ട്. പിന്നെ അതുപോലെ അവിടേക്ക് പോകുന്ന വഴി നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഇല്ലേ. അത് കണ്ടു. നിങ്ങള് കണ്ടിട്ടുണ്ടോ അത്? ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. ഇല്ല ഇല്ല. ഞാനിതുവരെ പോയിട്ടില്ല. കേട്ടിട്ടേ ഉള്ളൂ. ഇങ്ങനെ പോവാനുള്ള സാഹചര്യം ഒന്നും ഇതുവരെ ആയിട്ടില്ല.

ഞാനൊക്കെ കൊറേ സിനിമയിലൊക്കെ കണ്ടിരിക്കണു. അപ്പൊ ഇച്ചിങ്ങനെ അതിയായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഒക്കെ കാണാന്. അപ്പൊ ഞങ്ങള് അതൊക്കെ കണ്ടു. ഈ പോണവഴി നമ്മടെ തൃശൂര്‍ സൂ ഇല്ലേ? തൃശൂര്‍ സൂ ഞാനങ്ങനെ എനിക്ക് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല. ആഹ് ഓകെ. എന്നിട്ട് അവിടെ എന്താ സംഭവം? മൊത്തത്തില് നല്ല രസം ഉണ്ടോ?

അതായത് നമ്മടെ മറ്റേ ഈ മൈസൂറത്തെയും, തിരുവന്തപുരം സൂ ഒക്കെ ഒണ്ട്. അത്രയും വലിപ്പം ഇല്ല. ജസ്റ്റ് പോണവഴിക്ക് ഒന്ന് കേറിട്ടു അത്യാവശ്യം കൊറച്ചു മൃഗങ്ങളെ കണ്ടു. പിന്നെ അങ്ങു നേരെ അവിടുന്ന് പിന്നെ അതുപോലെ തന്നെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം, മലക്കപ്പാറ, പിന്നെ അങ്ങനെ മൂന്നാറ്, അവിടെ സ്റ്റേ ചെയ്തു രണ്ടീസം. ഓ, അതുശരി അപ്പോ ഇനി ഏർ അവിടുന്ന് എത്ര ദിവസത്തെ ട്രാവലിംഗ് ആണിപ്പോ. അതായത് മൂന്നു രാത്രിയും രണ്ടു പകലും ആണ്. അങ്ങനെയാണ് പ്ലാന്‍ ചെയ്തു പോയത്. കാരണം, കൂടുതല് ദിവസം പിന്നെ അവധി എടുക്കാന്‍ പറ്റൂല. എന്തു വച്ചാല്‍ ജോലി ഉള്ള കൊറേ ആള്‍ക്കാര് ഉണ്ട്. അപ്പൊ അത് അവരെ ബാധിക്കും. അതുകൊണ്ട് ഞങ്ങള് പിന്നെ പ്ലാന്‍ ചെയ്തത് ഏകദേശം മൂന്നു രാത്രി അതുപോലെ രണ്ടു പകലാണ്‌. ഓക്കെ ഓക്കെ ഏർ പത്തിരുപത് പേരുണ്ടല്ലോ ഇല്ലേ. വല്യ നല്ല രസമുണ്ടായിട്ടുണ്ടാവൂലോ. ക്യാംമ്പ് ഫയര്‍ ഒക്കെ ഉണ്ടായിന്നോ? ക്യാംമ്പ് ഫയര്‍ എന്ന് പറഞ്ഞാല് അത് ഞങ്ങള് പ്ലാന്‍ ചെയ്തിരുന്നു. ഞങ്ങള് പറഞ്ഞില്ലേ മലക്കപ്പാറ പോയപ്പോള്‍ അവിടെ വമ്പന്‍ ബ്ലോക്ക് ആണ്. അപ്പൊ ഞങ്ങള്‍ക്ക് കൊറച്ചു ടൈം കൂടുതലായി എടുത്തത് കൊണ്ട് ഞങ്ങള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ ക്യാംമ്പ് ഫയര്‍ ഒക്കെ പ്ലാന്‍ ചെയ്തിരുന്നു. പക്ഷെ എല്ലാ പ്ലാനും മാറ്റി വെക്കേണ്ടി വന്നു. മലക്കപ്പാറ ഒന്നാമത് മറ്റേ ചൊരം റോഡ്‌ ഒക്കെ ആയത് കൊണ്ട്

ഓ, ആണല്ലേ. ഓ, ശരി. ഭക്ഷണത്തിന്‍റെ കാര്യങ്ങള് ഒക്കെ എങ്ങനെയിപ്പോ ഒണ്ടായിരുന്നത്.

ഓ, അത്യാവശ്യം നല്ല ഫുഡ് ആണല്ലോ. അതേയതെ, അത്യാവശ്യം നല്ല ഫുഡ് ആരുന്നു. പിന്നെ ഒരു കൊറവ് ഒന്നും വരുത്തിയില്ല അവര്. ഫുഡും നല്ല ഹോട്ടലില്‍ തന്നെ അവര് ഒക്കെ പാക്കേജ് സെറ്റ് ആക്കിയിരുന്നു. ആണല്ലേ ഓകേ ഇത് ഏർ അവിടെ ഹോട്ടലില്‍ സ്റ്റേ ഏർ അവിടെങ്ങനെ ഉണ്ടായിരുന്നു ഹോട്ടലില്‍ റിസോര്‍ട്ടോ എങ്ങനെയാ എടുത്തത് അവിടെ? അവിടെ പിന്നെ ഒരു വീടായിരുന്നു. വലിയ ഒരു വീട് എടുത്തീക്കയായിരുന്നു. അതായത് ഒരു നാലഞ്ച് റൂമിന് വീടല്ല പിന്നെ റെന്‍റ് കൊടുക്കാനായിട്ടു അങ്ങനത്തെ തന്നെ ആയിരുന്നു. കൊഴപ്പമില്ല. ഒരു നാലഞ്ചു റൂം ഉണ്ടാരുന്നു. ഞങ്ങക്ക് മാത്രായിട്ട് ഒരു വല്യ സ്ഥലത്ത് ഒരു വീട് മാതിരി തന്നയായിരുന്നു. ഓ, അത് ശരി. അതുശരി. ഏർ ഫോറസ്റ്റിന്‍റെ നടുവിലായിട്ടോ അങ്ങനെ അങ്ങനെയാണോ അത് വരുന്നത് റിസോര്‍ട്ട് റൂം അങ്ങനെയായിട്ടല്ലല്ല. പിന്നെ റൂം അങ്ങനെയൊന്നുമല്ല തന്നത്. റൂം അത്യാവശ്യം കുറച്ച് ടൌണ്‍ ഏരിയായിലായിട്ടാണ് തന്നേ. ഞങ്ങൾ ഇവിടെ നാലുമണിക്ക് പോയിട്ട്‌ ഏകദേശം രാത്രി അവിടെയെത്തി. എന്നിട്ട് ആ രാത്രി മൊത്തം കെടന്നുറങ്ങി. പിന്നെ രാവിലെ മൂന്നാറ് മൊത്തം കാണുകയായിരുന്നു.